ഹലോ. പദ്മയല്ലെ സംസാരിക്കണെ?

പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ലാ. പിന്ന അവിടെയോ? ഓ, ഇവിടെയും പ്രത്യേകിച്ചൊന്നുല്ല. പിന്നെ ഒരു വിശേഷോണ്ട്. ഞാനൊരു പുതിയ ബിസിനസ് തുടങ്ങിയാലോ എന്നാലോചിച്ചോണ്ടിരിക്കയാ.

ങ്ങാ. അപ്പൊ അതിന് എന്തെങ്കിലുംപ്രത്യേകിച്ച് എന്തെങ്കിലൊക്ക ഒരാളിന്‍റെ ഒപ്പീനിയൻ കേൾക്കണത് നല്ലതല്ലേ?

ഇപ്പം ഫ്രണ്ട് സാകുമ്പം ഫ്രണ്ട് സാകുമ്പം നമുക്ക് എന്തെങ്കിലുക്കെ പറയാം. ഇപ്പൊ എന്തെങ്കിലും പുതിയ ഐഡിയാസ് കിട്ടേണെങ്കിലോ? അതുകൊണ്ടാണ് ഞാൻ വിളിച്ചെ.

ങ്ങാ. ഞാന്...

ങാ, മ്മ്. ഞാന് ഉദ്ദേശിക്കുന്നത് ഒരു ബുട്ടീഖ് തുടങ്ങിയാലോ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ങ്ങാ. അത് നല്ലതാ. ങ്ങാ. നമുക്ക് പിന്നെ ഫാമിലിപരായിട്ട് ബുട്ടീഖ് ഒണ്ടായിരുന്നു.

പക്ഷേ ഇപ്പം കുറച്ച് ഡൾ ആയിട്ടങ്ങന പൊയ്ക്കൊണ്ടിരുന്നപ്പോ പിന്നെ അത് ഒരു വർഷം മുന്നേ അത് മതിയാക്കി.

അപ്പോ ഞാൻ വിചാരിച്ച്... എന്നിട്ട് എന്‍റെ അനിയൻ ഇവിടുന്ന്, അനിയനാണ് നടത്തിക്കൊണ്ടിരുന്നെ.

അപ്പോ അവൻ ഇവിടന്ന് ഇപ്പൊ ഡൽഹിയിലോട്ട് പോയശേഷം പിന്നെ അതിനെപ്പറ്റിയിട്ട് ഞാൻ വിചാരിക്കുന്നു അത് നമ്മടെ പാരമ്പര്യമായിട്ടുള്ള ബിസിനസല്ലേ, ഒരുപാട് വർഷങ്ങളായിട്ട് മുപ്പത് നാല്പത് വർഷം കൊണ്ടുള്ള ബിസിനസല്ലേ.

അപ്പൊ ഞാൻ വിചാരിക്കുന്നു, അച്ഛനായിട്ട് തുടങ്ങിവച്ചതല്ലേ. അപ്പ ഞാന് എനിക്ക് ഒരു ആഗ്രഹൊണ്ട് തൊടങ്ങണോന്ന്. പക്ഷേ എക്സ്പെൻസൊക്കെ എങ്ങനെയായിരിക്കും എന്നൊക്കെ ആലോചിക്കുമ്പോ ഒരു ടെൻഷനുഒണ്ട്. മ്മ് മ്മ്. ടെൻഷനടിച്ചിട്ട് കാര്യല്ല. ഒരു ബിസിനസക്ക തുടങ്ങാന്ന് വച്ചാ നല്ലൊരു കാര്യല്ലേ.

ആണ്, പക്ഷേ ഇപ്പം ഒര് കൊറച്ചെന്തെങ്കിലും സാധനം വാങ്ങുമ്പോത്തന്ന നല്ലൊരു എമൗണ്ട് ആവും പർച്ചേസിന് എന്നൊക്കെയാണ് എല്ലാരും പറയണെ. പിന്നെ ജി.എസ്.ടി.-യും കൂടെ വന്നേന് ശേഷം, പിന്നെ ഒന്നും ശരിയാവുന്നില്ല. പഴയപോലെ ബിസിനസ് ചെയ്യാമ്പറ്റുന്നില്ല എന്നും പറയുന്നുണ്ട് കുറെ പേര്. ഓക്കേ. നമുക്ക് കംഫർട്ടബിൾ ആണെങ്കി നമുക്ക് ചെയ്യാം. ഇപ്പൊ എല്ലാരെയും അഭിപ്രായം അന്വേഷിച്ചാ നമുക്ക് ചിലപ്പം നമ്മള് തന്നെ ചെലപ്പോ അതിലോട്ട് മൈൻഡ് പോവും.

ഇപ്പം ഫണ്ട് ഒന്നും അത്ര, പകുതി കൊറച്ച് എന്‍റെ കയ്യിലൊണ്ട്. ഇനി കൊറച്ചൂടെ കണ്ടെത്തിയിട്ടെ അതിലോട്ട് തുടങ്ങാമ്പറ്റോളൂ.

ങും, അല്ലാതെ നമ്മള് കൊറച്ച് ഒള്ളത് വച്ച് തൊടങ്ങിയിട്ട് കാര്യല്ല.

ങ്ങാ, പിന്നൊരു കാര്യംന്ന് വച്ചാ, ചെറിയ രീതിയില് തുടങ്ങിയാലൊന്നും ക്ലിക്കാവില്ല എന്നും ഒരു ഇതൊണ്ട്. മ്മ്? നമ്മള് അട്രാക്റ്റീവായിട്ട് തന്നെ ചെയ്യണം. എങ്കിലെ നമ്മള്...

ങ്ങാ. മൂവ് ആവത്തൊള്ളൂ. പിന്നെ ഏത് മുക്കിലും മൂലയിലും നോക്കിയാലും ഇതൊണ്ടല്ലോ.

ഇപ്പൊ മുമ്പൊക്കെ ആണെങ്കി ജംഗ്ഷനില് മാത്രോക്കെയാണ് ഉണ്ടായിരുന്നതേ.

പക്ഷേ ഇപ്പൊ അങ്ങനെയല്ല. ഏത് കുഞ്ഞു കുഞ്ഞ് സ്ഥലങ്ങളില് പോലും ഓരോ കടകള്. വീടിനോട് ചേർന്നുക്കെ ശരിക്കും ഇത് പോലെത്ത ചെറിയ ചെറിയ ടെക്സ്റ്റൈൽ ഷോപ്പുകളൊക്കെ ഒണ്ട്. മ്മ്?

അങ്ങനെക്ക ആയതുകൊണ്ട് തുടങ്ങുമ്പോ ഒരിത്തിരി നല്ല രീതിയില് തുടങ്ങിയില്ലെങ്കി വലിയ കാര്യോന്നും ഉണ്ടാവില്ല. ഇയാള് നല്ലപോലെ ആലോചിച്ചിട്ട് അതിനെക്കുറിച്ച് നല്ലപോലെ ആലോചിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഞാൻ കുറച്ച് പേരടുത്തക്ക ഇതിനെപ്പറ്റി ചോദിച്ചാര്ന്ന്.

അപ്പ പറയുന്നതെന്ന് വെച്ചാല് അത്ര നല്ല രീതിയില് പോകോന്ന് നോക്കീട്ട് വേണം ചെയ്യാൻ. കാരണംന്ന് വച്ചാ മുമ്പത്തപ്പോലൊന്നും അല്ല ഇപ്പോ. ആൾക്കാർക്ക് ഇപ്പോ ഓരോ ദിവസത്തിനനുസരിച്ച് ഫാഷൻ ഇങ്ങനെ മാറിക്കോണ്ടിരിക്കയാണ്. അപ്പം നമ്മളിപ്പോ ഒര് സ്റ്റോക്ക് എടുത്ത് വച്ചിട്ട് ചെലപ്പോ അതെല്ലാം സെയിലായില്ലങ്കില് ചെലപ്പോ അതവിടെ ഇരുന്ന്പോവും.

എന്നക്ക പറയണുണ്ട്. അപ്പൊ ഞാന് വിചാരിച്ച് നോക്കാം. ഒരു കൈ നോക്കാം എന്തായാലുംന്ന് വിചാരിച്ച്. ഒര് സൈഡായിട്ട് കൊണ്ട് പോകാംന്ന് വിചാരിച്ച്.

പിന്നെ, നിങ്ങളവിട എന്തെങ്കിലും ബിസിനസിനെ പറ്റിയിട്ടൊ അങ്ങനെന്തെങ്കിലും ചിന്തിച്ചിട്ടൊണ്ടോ? ഇല്ലാ. ഇടയ്ക്ക് ചേട്ടൻ മറ്റേ മെഡലിന്‍റെ ഒര് ബിസിനസ്സിനെ കുറിച്ച് ചിന്തിച്ചായിരുന്നു. പിന്നെ അത് ഇപ്പോ ഒന്നും അതിനെക്കുറിച്ച് ചേട്ടൻ സംസാരിക്കാറില്ല. അന്ന് തുടങ്ങണോന്ന് പറഞ്ഞു. ഇപ്പോ എങ്ങനെയാണെന്നറിയത്തില്ല. ഓ ശരിയാണ് ഇടയ്ക്കത്. പാർട്ണർഷിപ്. ങ്ങാ ഇടയ്ക്ക് അതിനെക്കുറിച്ച് പറഞ്ഞാരുന്നു. ഇങ്ങനെ നാട്ടില് വന്നിട്ട് ചെയ്യാമ്പോണന്നെക്കെ.

പിന്നെ ഇപ്പൊ അതിനെക്കുറിക്കുറിച്ചൊര് സംസാരോം ഇല്ല. അതെന്ത് പറ്റി? അത് നല്ല കാര്യായിട്ട് എന്തോ ചെയ്യാൻ പോകും. അവിടെ ഇരിക്കാമ്പോണന്നക്കയല്ലെ അന്ന് പറഞ്ഞത്. ങ്ങാ അങ്ങനെയാ പറഞ്ഞെ. ഇനി ഇപ്പോ അറിയത്തില്ല. ഇപ്പൊ അവിടുന്ന് വന്ന ശേഷം ഇത് വരെ അതിനെപ്പറ്റി ഒരു സംസാരോം ഇവിട നടന്നില്ല.

പിന്നെ ഞാൻ ചോദിക്കാൻ പോയില്ല. കാരണം ഇനിയിപ്പം തിരക്കിന്‍റെ മേളില് തിരക്കല്ലേ ഇപ്പോ. മ്മ് മ്മ്. ഇനി ഫണ്ടിന്‍റെ പ്രശ്നം കൊണ്ടായിരിക്കോ? ആയിരിക്കാം. ഇതിപ്പോ പാർട്ണറായിട്ടാണ്.

ങാ, ഇപ്പം തൽക്കാലം ഇല്ലെന്നാ പറഞ്ഞത്. പിന്ന മൂവായതിന് ശേഷാണെന്ന് പറഞ്ഞു. ങ്ങാ ങ്ങാ ങ്ങാ. ഓ അപ്പൊ അതായിരിക്കും. ഞാനും ആലോചിച്ച്. പറഞ്ഞിട്ട് പിന്നെ എന്ത് പറ്റിന്ന്? പിന്ന ങ്ങാ അത് തന്ന. പിന്നെ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ചോദിച്ചതുല്ല.

ഇനിയിപ്പോ ഞാൻ ചോദിച്ചാ ചെലപ്പൊ വെഷമായാലോ. എങ്ങനെയായിരിക്കും പുള്ളിക്കാരന്‍റെ മൂഡെന്നറിഞ്ഞൂടാ.

മ്മ് സഹായിക്കാം. പിന്ന. സഹകരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. സഹകരിക്കണം. വന്ന് വാങ്ങി സഹകരിക്കണം.

ങ്ങാ. എന്ന്ച്ചാല് ഞാൻ സ്വന്തമായിട്ടും ഡിസൈൻ വർക്കൊക്കെ ചെയ്യും. ഡ്രസ്സിലൊക്കെ.

അപ്പൊ ഞാൻ വിചാരിക്കണ, അത് കൊണ്ടാണ് ഞാൻ കൂടുതലും എനിക്ക് ഈ കുർത്തീസും കുർത്താസുംക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടാണ്.

സ്വന്തായിട്ട് ഡിസൈൻ ചെയ്യാനക്കെ. അപ്പോ ഞാൻ വിചാരിക്കണത് അങ്ങനെ സ്വന്തമായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള തുണികളെടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട്, സ്റ്റിച്ച് ചെയ്തിട്ടോ ചെയ്യിപ്പിച്ചിട്ടോ ഞാൻ തന്നെ ഡിസൈൻ ചെയ്യുകേം കൂടെ ചെയ്യാം. ഈ എടുക്കുന്നേന്‍റ കൂടെ. അപ്പൊ എനിക്കും ഒര്, എന്‍റെ ഡിസൈൻസും കുറെ കൂടൊക്കെ ഇതാവുവല്ലോ. ശരിയാവും. ങാ, അപ്പൊ നോക്കാം എന്നക്ക വിചാരിക്കണ്. എന്തായാലും ഇത് നല്ലതാണെന്നാ എന്‍റെ അഭിപ്രായം. മ്മ്. അപ്പ ഞാൻ ചോദിക്കുന്നത്, ങ്ങാ അത് എന്തോന്ന് പറയാൻ ഡിസൈനിംഗ് വർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനറിയാമോ?

ആണോ? ഓക്കേ ഞാൻ വിചാരിച്ച് അതിനും കൂടെ വേണ്ടിയിട്ട്.

ഓ. ഞാ അതും കൂട ചോദിക്കാനാണ് വിളിച്ചത്.

പിന്നെ എന്തെങ്കിലൊര് ഈ പിക്ചറ് വല്ലോം തന്നാ, അതില് എന്തോന്ന് വരയ്ക്കാൻന്ന് പറഞ്ഞ അറിയാം. അത് മാത്രം വരയ്ക്കും. അല്ലാതെ എനിക്കത്

ഓ ഓ. എംബ്രോയ്ഡറി വർക്ക് എന്തെങ്കിലും അറിയോ? ങാ, തന്നാ ഞാൻ ചെയ്യും. പക്ഷേ എന്‍റേതായിട്ട് ഇത് ഒള്ളത് ഞാൻ ചെയ്തിട്ടില്ല. ഐഡിയ ആയിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഓ. ശരി ശരി ശരി. ഞാന് കൊറേക്ക ചെയ്തിട്ടൊണ്ട്. അപ്പോ എന്തെങ്കിലും ഒര് നല്ല എംബ്രോയ്ഡറി വർക്ക് തന്ന് കഴിഞ്ഞാ, അത് നോക്കി ചെയ്യാനുള്ള ഇതെനിക്കൊണ്ട്. ശ്രമിച്ച് നോക്കാം. ഓ ഓ ഓ. ഞാനാണെങ്കില് മുൻപും കുറെ നാളായിട്ട് ഡ്രസ്സക്ക തൈപ്പിക്കാൻ കൊടുക്കുമ്പം, എനിക്കൊരു ചേച്ചിയുണ്ട് സ്ഥിരമായിട്ട് തയ്ക്കണ. അപ്പ ആ ചേച്ചീടേല് ഡ്രസ്സക്ക എടുത്ത്, പ്ലെയിനായിട്ടൊള്ള തുണിയക്ക എടുത്തിട്ട്, ഞാൻ തന്നെ ഡിസൈൻസ് ഇങ്ങനെ വരച്ചക്ക കൊടുക്കാറുണ്ട്. എന്നിട്ട് അവരതുപോലെ തന്ന സ്റ്റിച്ച് ചെയ്ത് തരാറൊണ്ട്.

ങ്ങാ. അപ്പോ അതെനിക്കിഷ്ടപ്പെട്ടോണ്ടാണ് ഞാമ്പിന്ന അത് ചെയ്യാന്ന് വിചാരിച്ചെ.

പിന്നെ എന്‍റെ അനിയനും എടയ്ക്ക് ഇത് പോല മ്മ് ജെന്റ്സിന്‍റെ സ്പെഷ്യലായിട്ട് തുടങ്ങിയാരിന്ന് .

അപ്പോ നമുക്ക് ആൾറെഡി ഒണ്ടാരിന്ന്. ഫുള്ള്. എല്ലാം റെഡിമേഡ്സ് എല്ലാമൊള്ളത് ഒണ്ടായിരിന്ന് കട. എന്നിട്ട് പിന്നേം അവന് ജെൻസ് സെപ്പറേറ്റ് ആയിട്ട് കൊറച്ചൂട വെൽ ഫർനിഷ്ഡ് ചെയ്യണമെന്നക്ക പറഞ്ഞ് അങ്ങനെക്കെ ചെയ്തിരുന്ന് .

അത് ചെയ്തപ്പഴ് നല്ല രീതിയിലക്കെയാണ് ചെയ്തത്. നല്ല കാശ് മുടക്കി അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടൊക്കെ തന്നെയാണ് ചെയ്തത്.

എന്നിട്ട്, പിന്നെ കൊറച്ച് നാള് കഴിഞ്ഞപ്പോ അവന് അതിനുള്ള ഇൻട്രസ്റ്റ് ഒക്ക നഷ്ടപ്പെട്ടപ്പോ അവനത് മതിയാക്കിയിട്ട് പുറത്ത് പോകുവാ ചെയ്തത്.

മ്മ്. അപ്പോ അങ്ങനെയാണ്. ഒരു സപ്പോർട്ട് ഉള്ള ആരും ഇല്ലാത്തോണ്ട് ഒരു ടെൻഷനൊണ്ട്. അതക്ക ഒണ്ടാവും. ആരെങ്കിലും വരും. പിന്നെ. ആര് വരാൻ? നോക്കാം. ഇല്ലെങ്കി ഫ്രണ്ട്സ് ആരെങ്കിലുമൊക്ക കാണുവായിരിക്കും എന്ന് വിചാരിക്കുന്നു.

പിന്നെ അപ്പൊ പിന്ന ഞാൻ തുടങ്ങുമ്പഴ് ഇങ്ങനത്ത വർക്ക് കളക്ക വരുവാണെങ്കി എനിക്ക് തരൂ. കേട്ടോ.

ങ്ങാ. പിന്ന വന്നിട്ട് പിന്ന വന്നിട്ട് മറ്റേ കുട്ടികളുടെ ഡ്രസ്സുകളും ഒക്ക ഞാൻ എടുത്ത് വയ്ക്കും. അപ്പോ മക്കൾക്ക് വേണ്ടിയിട്ട് വാങ്ങാൻ വാങ്ങാനൊക്ക വരണം.

മ്മ്. പിന്നെ ബിസിനസ് നന്നായിട്ട് പോയാ മതിയായിരുന്നു. ഒര് ടെൻഷനുണ്ട്.

പിന്നെ എല്ലാരും പറയുന്നെന്ന് വച്ചാല്, ബിസിനസ് നമ്മള് ചെയ്താല് നമുക്ക് മനസ്സമാധാനം കാണില്ല എന്നൊക്ക പറയും. ങ്ങാ. അത് ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒര് ഇത് പറയുന്നത്. എല്ലാവർക്കും അത് ചെയ്യാൻ പറ്റില്ല. എല്ലാവർക്കും പറ്റിയ പണിയല്ല. ങാ. ബിസിനസ് എല്ലാവർക്കും വഴങ്ങത്തില്ലാന്ന് പറയും. മ്മ്. നന്നായിട്ടറിയാമെങ്കി മാത്രമേ അതിലോട്ട് കൈകടത്താവൂ.

എന്നൊക്ക പറയും. അപ്പൊ അങ്ങനെയൊക്കെ കേൾക്കുമ്പഴക്ക ഒര് ടെൻഷനുണ്ട്. പിന്നെയും വിചാരിക്കും നോക്കാന്ന്. അങ്ങനെ ഒരാള് മറ്റൊരാള് പറഞ്ഞന്ന് വച്ച് നമ്മളങ്ങനെ ചെയ്യാതിരിക്കാനൊന്നും നിക്കണ്ട.

ശ്രമിച്ചാ നടക്കാത്ത ഒരു കാര്യോല്ല.

അതെ ശ്രമിക്കാം. പക്ഷെ...

ങാ, പക്ഷേ നമ്മള് ശ്രമിക്കാമെന്ന് വിചാരിച്ച് നമ്മള് ചെയ്യാൻ തുടങ്ങുമ്പഴത്തേയ്ക്കും അത് പേടിപ്പിക്കാൻ വേണ്ടി കൊറെ ആൾക്കാരുണ്ടല്ലോ. അതൊണ്ടാവും. അതിപ്പോ ഏതൊര് കാര്യം ചെയ്താലും ഉണ്ടാവും ആൾക്കാരങ്ങനെ. എന്നാലും ഇതില് ഭയങ്കരം തന്നെ കേട്ടാ. ഇനി ഇപ്പം നമ്മളിപ്പം തൊടങ്ങുമ്പഴത്തേക്ക്, തൊടങ്ങാൻ പോണെന്നോ അല്ലെങ്കി തൊടങ്ങുന്നതിനെപ്പറ്റി എന്തെങ്കിലുമൊന്ന് ആലോചിക്കുമ്പോ തന്നെ ഓരോരുത്തർ വന്നിട്ട് പറയും അതൊന്നും ചെയ്യാമ്പോവരുത്. ങ്ങാ. നമ്മള പിന്തിരിപ്പിക്കാനുള്ള ശ്രമം നടത്തും അവര്.

നമ്മളെങ്ങാനും നന്നായി പോണെങ്കിലോ എന്നൊള്ള അസൂയ കൊണ്ടായിരിക്കും.

പിന്നെ മറ്റ് ആൾക്കാര്, അയല്പക്കരായാലും അങ്ങനെയാണ്. അങ്ങനെയൊക്കത്തന്ന. മ്മ്. എനിക്കൊര് നിരുത്സാഹപ്പെടുത്തുമ്പോ ഒര് ഒര് ബുദ്ധിമുട്ടാണ്. നമ്മക് പറ്റൊ പറ്റൂലെ എന്നൊക്കെള്ളൊരു തോന്നല് വരും. അതാണ് നമ്മളെ തളർത്തിക്കളയുന്നത്. പക്ഷേ നമ്മളങ്ങനെ ചിന്തിക്കാ പാടില്ല. വരുന്നിടത്ത് വച്ച് കാണാം എന്നൊള്ള മൈൻഡോടെ മുന്നോട്ട് പോവുക. മ്മ്. ഞാനും ശ്രമിക്കാം. ശ്രമിച്ചുകൊണ്ടന്നെ ഇരിക്കണ. പക്ഷേ ഇനിയും കൊറച്ച് കാര്യങ്ങള് കൂട അതില് ചെയ്യണം. മ്മ് കൊറച്ച് ഷോപ്പക്കെ നോക്കി വച്ചിട്ടൊണ്ട്.

പിന്നെന്ന് വച്ചാല് ഇവിടൊന്നും പറ്റില്ല. ഇവിടന്നക്കെ ഭയങ്കര റേറ്റാണ്. ഇവിട ഇവിടങ്ങളിലൊക്ക പോയി എടുക്കായാണെങ്കിലും.

അപ്പൊ കോയമ്പത്തൂരോ. അത് വില കൂടുതലാണോ? കോയമ്പത്തൂരൊക്കെ കൂടുതലും ഇത്പോലെ അത്ര ഇതല്ല. നമ്മള് ഇത്തിരി കോസ്റ്റലി തന്നെയാണ്. ഏറ്റവും നന്നായിട്ട് നമുക്ക് പർച്ചേസ് നമുക്ക് നമുക്ക് പ്രയോജനപ്പെടുന്നത് വന്നിട്ട് കൽക്കട്ട, സൂറത്ത്, അഹമ്മദാബാദ് അങ്ങനെക്കൊള്ള സ്ഥലങ്ങളിപ്പോയി പർച്ചേസ് ചെയ്യുമ്പഴാണ് നമുക്ക് ബെനിഫിറ്റ് കൂടുതല് കിട്ടുന്നത്. അവിടെയൊക്കെ നല്ല ചീപ്പ് ആയിട്ട് കിട്ടോന്നാണ് പറയുന്നത്.

ങ്ങാ. പണ്ടെന്‍റ അനിയൻ പോയി, അവൻ കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് ബാംഗ്ലൂരിന്ന് എടുത്തിട്ട്, എടുക്കുന്നേനക്കാളും ഒരുപാട് മടങ്ങ് ലാഭാണ് നമ്മള് കൽക്കട്ടയില് പോയി എടുക്കുന്നത്.

ങ്ങാ. ഹോൾസെയിലായിട്ടാണ്. പക്ഷേ തൂക്കിയൊക്കെയാണ് വെയിറ്റ് അനുസരിച്ചാണ് ഡ്രസിന് ഇത് കൊടുക്കുന്നത്.

ഇവിടെക്ക ആണെങ്കി, ഡ്രസ്സ് ഒരു ഡ്രസ്സിന് ഒക്ക ഇത്ര വെല അങ്ങനെയൊക്കെയല്ലേ.

അവിടെക്ക അങ്ങനെയല്ല. അവിടെക്ക പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ്. അവിടെക്കന്ന് വച്ചാല്, ഇതിങ്ങനെ നമ്മള് വെയിറ്റ് നോക്കിയിട്ടാണ്. എത്ര ഡ്രസ്സ് വേണം? ഇത്ര കിലോക്ക് ഇത്ര രൂപ അങ്ങനെയെന്നൊക്കെയാണ് പറയണെ.

പിന്ന നമ്മള് വാടക നോക്കണം, അഡ്വാൻസ് നോക്കണം. ങ്ങാ. എല്ലാ കാര്യോം നോക്കണം അതനുസരിച്ച് നമുക്ക്.

ങ്ങാ. കറന്‍റ് ബില്ല്. മറ്റ് കാര്യങ്ങള്.

എല്ലാം നോക്കണം. പിന്നെ എപ്പഴും സ്റ്റോക്കിങ്ങനെ ക്ലിയറ് ചെയ്തോണ്ടിരിക്കണം.

സ്റ്റോക്ക് ക്ലിയർ അനുസരിച്ച് പുതിയ സ്റ്റോക്ക് എടുത്തോണ്ടിരിക്കണം.

അങ്ങനെ കുറെ കാര്യങ്ങള് ഇതിന്‍റെ ഇതിന്‍റെ പിന്നിലുണ്ട്.

അത് ശരിയാണ്. അത് കൊണ്ട് ഞാമ്പിന്ന ഞാൻ ശ്രമിച്ചോണ്ടിരിക്കാണ്. ആരെങ്കിലും ഒക്കെ കൂടെ ഒന്ന് വന്നെങ്കില് പാർട്ണറായിട്ടായിരുന്നാലും മതി എന്നുള്ള രീതിയില് ഇങ്ങനെ നോക്കിക്കോണ്ടിരിക്കയാണ്.

അങ്ങന ഒന്ന് രണ്ട് പേരക്കെ താല്പര്യമാണെന്നക്ക പറഞ്ഞു. പക്ഷേ ഇൻവെസ്റ്റ്മെന്‍റ് നോക്കുമ്പോ ചെലർക്ക് ഇത്രയും പറ്റില്ല ഇത്രയും പറ്റില്ല എന്നൊക്ക പറയും.

പിന്നെ സ്റ്റാഫക്ക വരുമ്പോ അവർക്ക് കൊടുക്കണ്ടേ? അല്ലെ? ങാ സാലറി

മുമ്പത്തെ പോലേന്നുവല്ല സ്റ്റാഫിനോക്കെ ഇപ്പോ

ഒരു ദിവസം തന്ന അവർക്ക് മിനിമം, അഞ്ഞൂറിനൊന്നും ഇപ്പൊ പോവൂല കേട്ടാ.

പലരും പറയുന്നതും അതാണ്. ഇപ്പം ഒട്ടും ലാഭം ഇല്ല നമ്മള് അങ്ങനെയൊക്ക.

ങ്ങാ കുറച്ച് തിരക്കാ. ശരി.